ഹാ ഇപ്പൊ തെരെഞ്ഞെടുപ്പൊന്നും നടക്കുന്നില്ല അല്ലെ
സ്പീക്കർ 2 തെരെഞ്ഞെടുപ്പുകളെല്ലാം നേരെത്തെ കഴിഞ്ഞു ഇനി

അപ്പോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്നെകുറിച്ച് എന്താ നിങ്ങടെ അഭിപ്രായം
സ്പീക്കർ 2 കഴിഞ്ഞ തെരെഞ്ഞെടുപ്പിൽ ഇപ്പോ ഈ തുടർച്ച തുടർ ഭരണം കിട്ടാനുള്ള കാരണം പിണറായി
സ്പീക്കർ 2 സർക്കാരിന്റെ പഴയ ആ ഒരു തുടർച്ച കിട്ടണം അതാണ് ഏറ്റവും

സ്പീക്കർ 2 തെരെഞ്ഞെടുത്തത് കാരണം അവരുടെ ആ ഒരു ആ പിന്നെ നമ്മളെ ഈ പിന്നെ ഈ എന്താ പറയുക ഇവരുടെ ഈ വേതനങ്ങള്

മനസിലായി മനസിലായി

സ്പീക്കർ 2 കാപ്പികുടിക്കാനുള്ള പൈസ മാസം തോറും ഇപ്പൊ കിട്ടികൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ

സ്പീക്കർ 2 നല്ലൊരു കാര്യമാണ് വയസായവരുടെ കാര്യത്തിൽ ആലോചിക്കുമ്പോൾ നല്ലൊരു കാര്യമാണ്

സ്പീക്കർ 2 കാരണം രണ്ടും മൂന്നും വർഷം പെൻഡിങ് കിടന്നതെല്ലാം ഇപ്പൊ തീർത്തുകൊടുത്തു മാസം തോറും ഇവരുടെ ആനുകൂല്യങ്ങൾ തിരിച്ചുകൊടുക്കുന്നു തീർച്ചയായിട്ടും അതൊരു ഭയങ്കര ആനുകൂല്യമാണ് ഒരു ചായക്കടയിൽ പോയി ഒരു ചായ ചോദിച്ചാൽ ഒരു ചായക്കടക്കാരൻ
സ്പീക്കർ 2 അവർക്ക് ചായ കൊടുക്കും കാരണം ന്ന് പറഞ്ഞാൽ ഈ മാസം ലാസ്റ്റില് കിട്ടും പൈസ എന്നുള്ള ഒരു ഒരു ബോധം അവർക്കുണ്ടായി

സ്പീക്കർ 2 അങ്ങനെ അങ്ങനെ അവർക്ക് വിശപ്പില്ലാതെ കഴിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി

സ്പീക്കർ 2 കാരണം ഇന്നല്ലെങ്കിൽ നാളെയായാലും പൈസ ഇപ്പൊ ഉടനെ കിട്ടും ഒരു മാസം കഴിഞ്ഞായാലും കിട്ടും എന്നുള്ള ഒരു

സ്പീക്കർ 2 ഈ ഹോട്ടൽ ജീവനക്കാർക്ക് അതുകൊണ്ട് അവര് ഒക്കെ ഒരു ചായയോ ഒരു ആഹാര സാധനമോ ഊണൊ എന്തെങ്കിലും ചോദിച്ചാലും അവർക്ക് കൊടുക്കും
അപ്പൊ നാട്ടിൽ ജനങ്ങൾ നല്ലൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്
സ്പീക്കർ 2 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ആ ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ രണ്ടാമതും പിണറായി സർക്കാർ കേറിയത്

ഇപ്പൊ ആ ഇപ്പൊ കേറിയതിനു ശേഷം നല്ല നല്ല കാര്യങ്ങള് തന്നെയാണോ നടക്കുന്നത് സമൂഹത്തിൽ
സ്പീക്കർ 2 തീർച്ചയായിട്ടും നൂറു ശതമാനം അങ്ങനെ അല്ലെ വരുവൊള്ളൂ കാരണം ന്ന് പറഞ്ഞ നമ്മുടെ ഈ ഇതുതന്നെ നമുക്ക് പറയാം കാരണം ഇവരുടെ ഈ വേതനങ്ങൾ കാരണം ഇവരൊക്കെ
സ്പീക്കർ 2 അപ്പാടെ അവശതയിലാണ് അമ്പത് അമ്പത് നാല്പത് കഴിഞ്ഞാൽ തന്നെ അവശതയിലാണ് അവർക്കൊക്കെ ഒരു പ്രചോദനം ഈ പൈസ മുതൽ കിട്ടും കാരണം ഇവർക്ക് ആ ഗവൺമെൻറ്റിന്റെ പൈസ

സ്പീക്കർ 2 കാരണം അവര്ക്ക് പൈസ കിട്ടുമ്പോ തരുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയില് അങ്ങനെ കൊടുക്കും
ഓ വളരെ നല്ല കാര്യാണല്ലോ
സ്പീക്കർ 2 അതാണ് ഏറ്റവും വലിയ കാര്യം
വേറെ വേറെ ഏതോ നേതാക്കളാണ് നല്ല കാര്യങ്ങള് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്

സ്പീക്കർ 2 വിദ്യാഭ്യാസം അത്യാവശ്യം നല്ല കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണത് ഉന്നത ഉന്നത ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ചെറിയ ഒരു ഈ ഗവർണർമാര് ചെറിയൊരു ഇടച്ചിലുണ്ട്

സ്പീക്കർ 2 അതൊഴിവാക്കിയാൽ ഡോക്ടർ ബിന്ദു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി

സ്പീക്കർ 2 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പുള്ളി നല്ല ഇത്തിരി പ്രാവിണ്യം അർപ്പിച്ച ഒരു ആളാണ്‌

സ്പീക്കർ 2 പിന്നെ നമ്മുടെ നമ്മുടെ

ടീച്ചറമ്മ വലിയ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു സമൂഹത്തിൽ

സമൂഹത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ്
സ്പീക്കർ 2 ആ അത് തന്നെ അതെ അതെ അതെ
വളരെ വിഷമമുണ്ട് അടുത്ത് ഈ കഴിഞ്ഞ തിരെഞ്ഞെടുപ്പിൽ ഒന്നിനും ഇല്ലാതിരുന്നത്
സ്പീക്കർ 2 പ്ലസ്‌ടു വരെയുള്ള പ്ലസ്‌ടു വരെയുള്ള വിദ്യാഭ്യാസം നമ്മുടെ ശിവൻ കുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു
ആ വളരെ നല്ല കാര്യം ഇത്രേം

തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞതിന് വളരെ നന്ദി